റബറൊക്കെ മാന്തി മറിച്ചിട്ട് വായ നട്ടേക്കണ് സംഭവമിപ്പോ നമ്മുടെ കേരളത്തില് കൃഷികളിപ്പോ ഇല്യ സത്യം പറഞ്ഞാൽ എല്ലാം പൊറത്ത്‌ നിന്ന് വരികയാ ഒക്കെ പൊറത്തുന്ന കാര്യങ്ങളൊക്കെ പൊറത്തുന്ന പിന്നെന്താ ഉപ്പ് മുതൽ കർപ്പൂരം വരെ പൊറത്തുന്ന

നല്ല വെഷമടിച്ചിട്ടുള്ള സദാനവാ പൊറത്തുനിന്ന് വരുന്നത്. ആഹാ അത് പറയണ്ട തൊട്ടാൽ അതിൻറ്റെ quality യും മറ്റും ഒരു കട്ടിയും വെള്ള പാടയും ഒക്കെ ഉണ്ടാകും ശരിക്കും നോക്കിയാ കാണാം ഒന്നും വേണ്ടേ ഒരു ആപ്പിളെടുത്തിട്ട് വെറുതെ കത്തി കൊണ്ട് ഒന്ന് ചേരേണ്ടി നോക്കിയാൽ മതി ഒരുമെഴുക്‌ പോലെത്തെ സാധനം

എന്ന ടേസ്റ്റ് ഉണ്ടോ അതും ഇല്ല

മാങ്ങയൊക്കെ പുളിച്ചിട്ടിരിക്കും എന്താ സംഭവമെന്ന് വെച്ചാല് ഇപ്പൊ ഈ വെഷങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടുവേം ചെയ്യും അതും ഉപയോഗിച്ച് കുറച്ചു കാല

അത് നിരോധിച്ചാൽ വല്യ പ്രശ്നമില്ലല്ലോ അത് ഉപയോഗിക്കൂലല്ലോ അതങ്ങനല്ല കൊടുക്കുവേം ചെയ്യും ഉപയോഗിക്കുവേം ചെയ്യും പിന്നെ നമ്മള് തന്നെയല്ലേ സഹിക്കേണ്ട ആ fresh സ്‌ഥാനം കിട്ടണവെങ്കില് ഇവിടുന്ന് കാശ്മീര് തന്നെ പോകണം

fresh സാധനം കിട്ടുംകാശ്മീരില് പഠിപ്പിക്കണ ഒരു സാറ് ഉണ്ടേ ഇവിടെ

അയാളാണ് എൻറ്റെ മോൻറ്റെ

ആ ഈടാക്കും ഉസ്താദിനെ കാണാൻ വരുന്ന ആളാണ് മൂപ്പരിങ്ങനെ പറയുന്ന കേൾക്കാം ചായക്കും ആപ്പിള് തന്നെ ഒരു നേരം ചാക്കും ആപ്പിള് രാവിലെ ചായക്കും ആപ്പിള്

ഉച്ചക്കത്തെ ചോറിനും ഉണ്ടാകും ആപ്പിള്. രാവിലത്തെ ചായ കടിക്കും ഉണ്ടാകും ആപ്പിള് സുബൈക്ക്‌ ശേഷവും ഉണ്ടാകും ആപ്പിള് ഫുൾ ആപ്പിളും കളിയാ

ഉണ്ടത്രേ ചൈനേല്

എടൈ നീ പെരുന്നാളായിട്ട് എവിടെ എങ്കിലും പോയിരുന്നോ

ആ പെരുന്നാള് കഴിഞ്ഞിട്ടല്ലേ നമ്മള് ഇതിനു പോയി കണ്ണൂര് ആ കണ്ണൂര്

എന്താ അവസ്ഥ തണുപ്പുണ്ടോ

എൻറ്റള്ള എമ്മാതിരി ചൂടാന്ന് വെച്ചിട്ട ഉം ചെറിയ പള്ളിക്കു വരേം AC കള് വെച്ച് തുടങ്ങി ആട ഈ റമദാൻ കാലം കൊറേ പള്ളിക്കു AC കൊണ്ടുവന്നു. ഉം ഞങ്ങളുടെ വല്യ പള്ളിയില് വെച്ചു ഇപ്പൊ ഞങ്ങടെ ഇൻഷാ അള്ളാ ഞങളുടെ പള്ളിയില് ചെറിയ നിസ്കാര പള്ളിയിലും ഒക്കെ ഉണ്ടാവാറുണ്ട്

അതിൻറ്റെ പിരിവിനും കാര്യത്തിനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്

ആ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുവാണേ എങ്ങനെ ഈ മാർക്കറ്റിലൊക്കെ പോയി ഇപ്പൊ ആസിഫ് മുട്ട ആ സാധന

പണ്ടൊക്ക അതെ മുട്ടകൂസും അരിയണ് കോളിഫ്ലവർ ഒക്കെ ഉം ഉം ഇന്നത്തെ കാലത്തു നമുക്ക് മനസിലാവില്ല അത്.

ആ ഒരു നാടൻ കോഴിക്കൂട്ടിൽ നിന്നെടുത്ത മുട്ടയും അതെ മാറി കടേന്ന് വാങ്ങിയ ഒരു മുട്ടയും ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാല് correct മനസിലാവും

എന്താ വെച്ചാല് നാടൻ മുട്ടേൻറ്റെ തോല് നല്ല nice ആയിട്ട

മറ്റേ മുട്ട കാണാ അതിന്റെ പൊറത്തു കൂടി ഒരു വര വരെയാണ് ചെറിയ ചെറിയ കുത്തുകള്

പിന്നെ അതെ മാരി അയിൻറ്റെ കുഞ്ഞി നടൻ മുട്ടയുടെ കുഞ്ഞി നല്ല bold ആയിട്ട് കട്ടിയിൽ നിക്കും ഇതെങ്ങനെ തിന്നാൻ പറ്റണേ സാധനം തന്നെ ആ ഞമ്മള് തിന്നാൻ ഒക്കെ തന്നെയാണ

പിന്നെ പീടികേന്ന് വാങ്ങിയ മറ്റേ മുട്ടയുടെ ഉള്ളില് എന്താന്ന് വെച്ചാല് കുഞ്ചി കലങ്ങിയിട്ടുണ്ടാകും.

പിന്നെ ചെറിയ ഒരു മഞ്ഞ കളറെ കാണു മറ്റേന്ന് പറഞ്ഞാല് ചെറിയ ഒരു ഓറഞ്ച് കളറായി കാണും

ഇത് മഞ്ഞ ആയിരിക്കും കാടെന്നു വാങ്ങുന്നത്.

ഉം ക്യാമറ വരെ വന്നു ആർട്ടിഫിഷ്യല് എൻറ്റെ കാര്യം പറയണ്ട

എ ഇവിടുണ്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്

ഹ ഹ ഒന്ന് കേരളയില് കേരള പിന്നെ ഒന്ന് എവിടാ ഉള്ളത് ദൂരം ഒന്നുമില്ല. പിന്നെ പണ്ടിക്കടവ് ആ ഭാഗത്തു എവിടയോ ആണ്

ആ യു വരുവാണെങ്കിൽ ഉം

എന്നാലും road നന്നാക്കുന്നില്ല

ക്യാമറ number പ്ലെയിറ്റിൽ റോങ് ആണ് പോണ കാണാ വേറെ വിറ്റ് എന്താന്ന് വെച്ചാലെ ഈ നമ്പർ മാറി ഒരു പാട് ആൾക്കാർക്ക് ചെന്നേക്കണ് കാരണം എന്താന്ന് വെച്ചാല് പിന്നെ ബൈക്കിൽ പോയെ ആനക്ക് വണ്ടി കാറിൽ പോയ ആൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതിന്

ആർട്ടിഫിഷ്യലല്ലേ ചില നമ്പർ മാറിയിട്ടുണ്ടാകും

ഫോട്ടോ അല്ലെ വന്നേ കാരണം നമ്പർ പ്ലേറ്റ് തെറ്റി

അതേപോലെ ക്യാമറയിൽ കാണാൻ പറ്റാത്ത നമ്പർ പ്ലെയിറ്റുകൾ ഉണ്ടാവില്ലേ

ഒരു സ്റ്റിക്കർ ഈ നമ്പർ പ്ലയിറ്റിന് മേലെ ഒട്ടിക്കും

പക്ഷെ ക്യാമറയിൽ എടുത്താൽ കാണില്ല നമ്മള് ശരിക്കും നോക്കുമ്പോ കാണും ക്യാമറയിൽ എടുത്താൽ കാണില്ല അങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഉണ്ട് ആ അത് ഞാൻ കണ്ടതായിട്ട് ഉണ്ട് അയിൻറ്റെടക്ക് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ

അയിൻറ്റെടേക്ക് ഉണ്ടാക്കുന്ന ആള് തന്നെ പറയുന്നുണ്ട് ഒരു ബുദ്ധി ഉള്ള സാധനം നമ്മളെക്കാളും ബുദ്ധിയുള്ള സദനം ഉണ്ടാക്കിയാല് അത് നമുക്ക് തന്നെ ദോഷമായി മാറും

മറ്റേ വർക്ക് കണ്ടിട്ടില്ലേ

ആ മറ്റേ ഉണ്ടല്ലോ

നമ്മുടെ സൗബിൻറ്റെ ഒരു പടം സുരാജിൻറ്റെ

ആ time ആയി നിർത്തട്ടൊ ആ ആ